എല്ലാടത്തെ എല്ലാ ഇനി അമ്പലത്തിൽ ഇണ്ട്

ഉമേഷേട്ട ആണോ കെട്ടുന്നോ ആഹ്ഹ്ഹ

ആഹ് ഹ പിന്നെ അപ്പൊ വാക്കി എല്ലേഡ്തേം കഴിഞ് ല്യേ ബാക്കി എല്ലടത്തു ഉത്സവം കഴിഞ്ഞു ഇനി ഉത്സവം നടന്നോണ്ടിരിക്കുന്നുണ്ട് നീ പറഞ്ഞായിരുന്നല്ലോ എന്നായിരുന്നു വിഷുനോ

ആഹ്ഹ്ഹ പിന്നെ

ഇവിടെ രണ്ട് ദിവസം മുമ്പ് മഴ പെയ്തു ഭയങ്കര മഴയായിരുന്നു അത് ഇത് വീണു എന്തുവാ പറയുന്നേ വീണായിരുന്നു

ആ മഞ്ഞ് കട്ട വീണായിരുന്നു മഞ്ഞ് കട്ട വീണായിരുന്നു വൈകിട്ട് പെട്ടെന്ന് മഴ പെയ്ത് മഞ്ഞ് കട്ട വീണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് മാറി വെയിലും ആയി ആയി ഹും നല്ലതായിരുന്നു പൊപോയൊക്കെ കിടന്ന് കളിയായിരുന്നു ഇവിടെ കാറിന്റെ മേളിൽ കെട്ടിയ sheet ഒരു കയർ പൊട്ടി പോയി കെട്ടണം നാളെ ആണോ ആഹ് താഴെ വീണ് കിടക്കുവാണോ ഇപ്പോ താഴെ ഒരു side ഇങ്ങനെ കിടക്കുവ നാളെ കെട്ടണം വന്നിട്ട് കെട്ടാം വണ്ടി full അഴുക്കാ കഴുകാൻ engine വണ്ടി wash ചെയ്യാൻ കൊടുക്കണം

എല്ല പുള്ളിക്ക് ഇപ്പോ എങ്ങനെ ഉണ്ട് കുഴപ്പന്നുല്ലല്ലോ അസുഖോക്കെ ആ പുള്ളിക്ക് കുഴപ്പോന്നുല്ല അവന് പല്ലിന്റെ ആണ്ട് അടയ്ക്കണം എന്ന് പറീന്ന കേട്ടു

മറ്റേ അതൊക്കെ അങ്ങ് മാറിയോ നേരത്തെ ഏതാണ്ട് വയ്യഴിക ഒക്കെ വന്ന് എന്തുവാ കൊറഞ്ഞന്ന് ഒക്കെ പറഞ് അതൊക്കെ മാറിയോ

അളിയനിപ്പോ എന്തുവാ പോപ്പേയുആയിട്ട പോയേക്കുന്നെ അപ്പൊ phone കേടായി താഴെ വീണു പൊട്ടി മൂന്നാമത്തെ പ്രാവശ്യ ഇപ്പോ

ആഹ് ആയിരത്തി നാന്നൂറ് രൂപയുണ്ട് ഇപ്പം ഒരു normal ഇടുന്നെന് അല്ലാതെ ഇടുന്നെന് രണ്ടായിരത്തി അന്നൂർ രൂപ അതില് നല്ലത് ഇടണോങ്കിൽ അയ്യായിരം രൂപ ഇപ്പൊ രണ്ട്‌ പ്രവശ്യോ പോയി ഇടിചു രണ്ട പ്രവശ്യോ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും തേണ്ടെ മൂന്നതു ഇന്നു കൊണ്ടോയി താഴെ ഇട്ട് മേള് ഇടുന്നെ ഇട്ടില്ലായിരുന്നു അന്നേരം രണ്ട്‌ മൂന്ന് ദിവസം മു ൻപ് രണ്ടാമത് പ്രവശ്യോ പൊട്ടി അത് കൊണ്ടോന്ന് ഇടീക്കാൻ പോയപ്പോ ആ cover ഉണ്ടോന്ന് ചോയ്ച്ചപ്പോ ഇല്ലന്ന് പറഞ്ഞു ഇല്ല എന്ന ശരി ആഹ് വരാൻ പറഞ്ഞു അങ്ങനെ ഇടാംന്ന് പറഞ്ഞു ഇരുന്നത ദേണ്ടാ ഇന്ന് താഴെ വീണ് വീണ്ടും അത് പൊട്ടി ഇപ്പോ വീണ്ടും പൊട്ടിപ്പോയിന്ന് പറഞ്ഞ് ഒന്നും കാണാനുഇല്ല കേക്കാനു ഇല്ല അപ്പോ അളിയൻ പറഞ്ഞു ഞാൻ phone ന്റെ ഒന്ന് പോയി തെരക്കട്ടെ എന്നൊക്കെ പറഞ് പോപ്പോയേന്റെ കൂട്ടത്തി പോയതാ paisa ഉണ്ടായിരുന്നോ കയ്യിൽ ആഹ് ആ അതൊക്കെ ഇൻഡ് നോക്കാം നോക്കാംന്ന് പറഞ്ഞു പോയി

വല്ലതും മേടിച്ചു കൊടുത്തേക്കാൻ പിന്നെ ഹും എന്തുവാ പിന്നെ കളിക്കുന്നെ അത് വേണംന്നൊക്കെ പറഞ് നടക്കുവ അത് കാലിൽ ഇടുന്നത് കായംകുളത് KFC തൊടങ്ങി തൊടങ്ങി ഞാൻ ഇതിനകത്ത് കണ്ടായിരുന്നു പരസ്യം കണ്ടായിരുന്നു ൽ ഉണ്ടായിരുന്നു

ആണ്ല്ലേ ആഹ്

ഒച്ചറ ആയിട്ടില്ല ഹും ഒച്ചറെൽ ആവത്തില്ല develop ആവത്തില്ല ഒച്ചറ വന്നില്ല ഇനി ഒച്ചറ വരെ വരും ഏഹ് എന്താ ഒച്ചറ ആർക്കറിയാം ആഹ് ഒച്ചറെൽ ഇണ്ടോന്ന് ആഹ് ഒച്ചറെൽ വെരും ഇനി താമസിയാതെ പിന്നെ ന്തുവാ വിഷുന് കണി എട്ക്കണം വിഷുന് ആഹ് വിഷുന് എന്ന രണ്ട് ദിവസൂടല്ലേ ഇന്ന് എത്രയായി തിയതി ഇപ്പൊ

ഒമ്പതോ പത്തോ ങ്ങാണ്ടാ ഇന്ന് പത്താന്ന് തോന്നുന്ന് പത്താ കണി കണി എല്ലാം കൂടെ പാപ്പു മൂന്നൂർ രൂപക്ക് എല്ലാം കിട്ടു ആണല്ലേ ആഹ്ഹ അത് നല്ലത് അങ്ങനെ കിട്ടുന്നത് ഞങ്ങക്കിനി വാങ്ങിക്കാൻ പോണം അല്ലാതെ വാങ്ങിക്കാൻ പോണം ഇവിടെ കിട്ടും പക്ഷേ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കണം അല്ലാതെ ഒരുമിച്ച് ഇങ്ങനെ ഹും ഇതിൽ എല്ലാം ഉണ്ട് ഒരു വിധം ഏർ എവിടെ എല്ലാ തും അവിടെ ഹും ക്കെ ആണോ ഹും മോഹന്റെ വീട്ടി നമ്മളെ മരത്തിലില്ലൊ പൂ പിടിചിരിക്ക ഹ്മ്മ്മ് പിടിക്കേണ്ട ആവശ്യോ ല്ലല്ലോ

പൂ മേടിക്കണ്ട ആവശ്യോ ല്ലല്ലോ ഓ ഒത്തിരി ഇണ്ടല്ലോന്ന് വീട്ടില് നേരത്തെ നേരത്തെ ഇവിടെ ഇണ്ടയൊണ്ട് ഇപ്പൊ സമയം ആവുമ്പൊ ഇണ്ടാവോന്ന് ആർക്കറിയാം ഏഹ്ഹ് ഇതിപ്പോ എല്ലാം പൂവെല്ലാം ആയി നിക്ക പൂവൊരു ആണേ നല്ലതായിരുന്നു fresh ആയേനെ ഇതിപ്പോ വാടി തളരും ആഹ്ഹഹ്ഹ ഉണ്ടോ പതിനഞ്ചം തിയതി വരെ കിട്ടുവോ കിട്ടുവോന്ന് ചോയ്ച്ചാൽ എല്ലാം വിരിഞ് നിൽക്കുവാ മൊട്ടു ഉണ്ടോന്ന് അറിയത്തില്ല ഇപ്പൊ ഒറക്കവായൊണ്ട് പൂവെല്ലാം ഒറക്കവാ ഇണ്ട് മൊട്ടുണ്ട്

കൂടുതലുണ്ടെന്ന് തോന്നുന് എല്ലാം താഴെയുണ്ട് ആഹ് പിന്നെ എന്തുവാ അത് കൊണ്ട് വന്ന് പറിക്കണം അത് കൊണ്ട് വന്ന് ഇരുമ്പിന്റെ അത് കൊണ്ട് വന്ന് പറിക്കണം ആഹ്ഹ നാളെ ഇനി പോയിട്ട് ഉച്ചയാവുമ്പോളേ വരാൻ പറ്റത്തുള്ളൂ ഉച്ച തോന്നുന്നു പിന്നെ വേറെ

ആഹ് ഒറങ്ങിപ്പോയി പനിയായിരുന്ന് എനിക്ക് മുന്നിൽ രണ്ട് ദിവസഒണ്ട് പനിയായിരുന്ന് ഇന്നലേം ഇന്നലെ ഭയങ്കര നിർബന്ധമായിരുന്ന് ഇന്ന് കൊഴപ്പില്ല ഇന്ന് കെടന്നു hospital ൽ പോയില്ലയോ ഹും ആശുപത്രിൽ പോയില്ല പിന്നങ് മാറി അങ് പിന്നെന്തുവാ വേറെ നീയെന്ന വരുന്നേ ഇങ്ങോട്ട് ഞങ്ങള് വരും നോക്കട്ടെ പോപ്പോടെ അവധിയാകുമ്പോ വരാം കുട്ടി അങ്ങോട്ട് വരണംന്ന് പറഞ്ഞിരിക്ക ഹും ശ്രീ കുട്ടി ശ്രീ കുട്ടി പറീന്ന കേട്ടു വരണം വരണം എന്ന് കറങ്ങാൻ ഒക്കെ പോകണം വരാനിരിക്കുവാ എന്തോ പറഞ്

ആ പോണ്ടന്ന് ഞാൻ പറഞ് അവര് ഇങ്ങോട്ട് വരുന്ന് പറഞ് ഇരിക്കുവാ ന്ന് പറഞ് അറിയത്തില്ല ന്ന് പറഞ്ഞു ഏഹ്ഹ് ആഹ് ഞാൻ പറഞ്ഞായിരുന്ന് അമ്മ ഏർ അവൻ പോയ്കഴിഞ്ഞിട്ട് അമ്മ വരുവാണെങ്കിൽ അമ്മയെ കൊണ്ടുവരാൻ ആയിട്ട് വിളിക്കാൻ വരുമെന്ന് പിന്നെ അപ്പച്ചി പറഞ്ഞു അപ്പച്ചി പറഞ്ഞ അവള് കിടന്ന് കരച്ചിലാ വരണംന്നു പറഞ്ഞെ എനിക്ക് അവധിയാ ഇപ്പൊ എനിക്ക് വരണം അപ്പോ എന്തുവാ അന്നേരം അപ്പച്ചി പറഞ്ഞ് അമ്മുനോട് പറ ശ്രീ നോട് പറയാൻ എന്ന് ശ്രീജിത്ത് മാമനോട് പറയാൻ അങ്ങനെയിരിക്കുന്നു മാമൻ പറഞ്ഞെന്ന് വിടാംന്ന് ഒക്കെ പറഞ്ഞെന്ന്

ഹും ആഹ് വരുന്നെങ്കി വരട്ടെന്നു വിചാരിച്ച് ഞങ്ങളും പറഞ്ഞു വരുന്നെങ്കി വരട്ടെ പക്ഷേ അമ്മ നീ പോയി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ അമ്മ വരുമ്പോ കൂട്ടത്തി വന്നാ മതിയായിരുന്നു ഇപ്പോ ഒന്നും അതു ആയില്ലല്ലോ എന്തോ ആയി പിന്നെ എന്നത്തേക്ക് പറഞ്ഞു പതിനഞ്ചന്ന് പറഞ്ഞു പിന്നെന്തുവാ അവരുടെ ആരുടെ ആയിരുന്നു കല്യാണം വിഷ്ണുൻറെ ആരുടെയോ ഒരു കല്യാണത്തിന്റെ photo ഒക്കെ ഇട്ടേക്കുന്ന കണ്ടല്ലോ വിഷ്ണു കുമാർ വിഷ്ണുൻറെ മാമൻറെ മോളെ മാമൻറെ മോടെ ആഹ് വിഷ്ണു പിന്നെ ഇല്ലേ ആ വിദ്യാന്നൊക്കെ പറയുന്നതു ആയിട്ട് അവര് ബന്ധുക്കളാണോ

ആ വിദ്യ വിജയനോ എന്തുവാ ആഹ് ഒരു ൽ ഇണ്ട് എന്താ

ഇല്ലില്ല ഞാൻ അതിനകത്ത് കണ്ട് ഉണ്ട് ഇങ്ങനെ ആഹ് അന്നേരം അതിനകത്ത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവരെ തമ്മിൽ എന്തോ ആന്ന് ബന്ധുക്കൾ ആണെന്ന് തോന്നി അന്നേരം അവരു മൂന്നു പെങ്ങ് പെൺമക്കള അവരിക്ക് പിന്നെ ആഹ് അച്ഛൻറെ പെങ്ങടെ മക്കളോ

ആഹ് അതല്ലേ ഇപ്പോ വണ്ടി ഒക്കെ മേടിച്ച് വണ്ടിയൊക്കെ പഠിച്ച് എല്ലാവടെയും ഓടിക്കാൻ ഒക്കെ തുടങ്ങിയത് ഉം ആ പെണ്ണ് ആണോ ആഹ്ഹ അവടെ വീട് ഇവിടെ ഇപ്പോ താമസിക്കുന്നത് അവിടെ നമ്മുടെ ഗോകുലിന്റെ വീട് അമ്പാടി അതിൻറെ അപ്പറത്ത താമസിക്കുന്ന ആഹ് പിന്നെ പിന്നെ വേറെ വിശേഷം എന്തുവാ പിന്നെ വേറെന്താ വിശേഷം വേറെ സുഖം ഹും പിന്നെന്തുവാ വേറെ കഴിക്കാൻ ഉണ്ടാക്കി എന്തുവാ അത് വെണ്ടക്ക വെണ്ടക്കടെ curry യും പോലെ ഇണ്ടാക്കി

പിന്നെ ഇന്നലത്തെ ഇന്നലെ മേടിച്ചു കൊണ്ടുവന്നായിരുന്നു chicken അതുണ്ട് പിന്നെ അതിൻറെ curry യുണ്ട് അങ്ങനെയൊക്കെരിക്കുന്ന പിന്നെ അളിയൻ പിന്നെ വെളിയിൽന്നല്ലേ കഴിച്ചത് ഓപ്പോ ഇപ്പോ അവിടെ പോയിട്ടുണ്ട് പപ്പാടെ കൂടെ അങ്ങനെ അത് കഴിക്കും പിന്നെ പിന്നെ ഒന്നുല്ല ഹും പത്തു പതിനഞ്ച minute ആയി നമ്മൾ നീ കുറച്ച സമയം കഴിക്കാറായോ നീ കഴിക്കണം എന്ന ശരിയെന്നാ അമ്മ curry ഉണ്ടാക്കി കഴിഞ്ഞ ഇനി കുറച്ചുനേരം കൂടെ വേറെ വേ ശരി

hello ആഹ് കെ എൻ വൈ company ന്ന് ആണേ ആഹ് ഇങ്ങോട്ട് വിളിച്ചിരുന്നു ആഹ് okay mam

okay ആഹ് കേക്കാം കേക്കാം പറയു ഇവിടിപ്പോ almost എല്ലാ brand ഉം available ആണ് madam ഏർ ഇവിടിപ്പം വെയ്‍ക ടെ ഉണ്ട് ആ വെയ്‍ക ടെ product ആ ഒരു two thousand two hundred വര mam അതുണ്ട് നല്ല brand ആണ് അത്യാവശ്യം sale ഉള്ള brand ആ പിന്ന നമ്മക്ക് ആഹ് അർബാനോവാന്ന് പറയുന്ന ഒരു brand ഉണ്ട് വാറ hello one year ആയിരിക്കും mam ആഹ് one year warranty ഉണ്ട് പിന്നാ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആഹ് പിന്നെ നമ്മക് വേഗേടെ തന്നെ രണ്ടുന്ന് products available ആ പല range ൽ ഉള്ളെ products available ആ നമുക്ക് ആ okay okay പിന്ന അതൊക്കെ oka y ആ mam ഇവടത്തെ product ഒക്കെ വിശ്വസിക്കാം കുയപ്പയില്ലാ നമ്മൾ branded product ഏ ഇവിട കൊടുക്കത്തുള്ളൂ ഇപ്പം നമ്മക് ഫിലിപ്സ് ൻറ്റെ ഒരു professional hair dryer ഉണ്ട് അതിപ്പോ two thousand one hundred volt ആയിരിക്കും thermo protect ആണ് അതു ഒരു three thousand ഏർ three thousand one hundred ൻറ്റെ ഉള്ളില് വരും hair damage ഒന്നും ഇല്ല mam protected ആണ് thermo protected ആണ് പിന്ന കുഴപ്പോന്നില്ല പിന്ന ഏർ ഒരു ഐകോണിക് glazed black hair ഉണ്ട് black hair dryer ഉണ്ട് അതു ഒരു two thousand two thousand ഏ വരുത്തുള്ളു പിന്നാ ഐക്കണിക്കിന്റെ തന്നേ dynamic dynamate hair drawer ഉണ്ട് അതിൻ്റെ range കുറച്ചു കൂടുതലാ കുഴപ്പല്ലല്ലോ ഒരു five ഒരു six thousand ൻറെ അകത്തു വരും അതത്യാവശ്യാ

ആ okay ആ ഉണ്ട് ഉണ്ട് എല്ലാമുണ്ട്എ ല്ലാം available ആണ് ആ discount കിട്ടും പിന്നെ EMIfacility ഉണ്ട് പിന്നെ എല്ലാത്തിനും warranty ഏർ ഏർ ഉണ്ട് ന്തേലും damage വന്നാൽ കൊണ്ടുവന്നാൽ മതി നമ്മള് replace ചെയ്‌തരും ആ sure ആ sure ആണു mam കൊണ്ട് വന്നാ മതി

ആ ഉണ്ട് ഉണ്ട് madam ത്തിന് അതിൻ്റെ ഒരു ഇത് ഞാൻ അയച്ചേരാം ഓ പറയാം പറയാം ഒരു second ഏ ആ എല്ലാമുള്ളത് okay okay mam

muscara eyebrows വരുന്നുണ്ട് പിന്നെ concealer ഉണ്ട് lipstick ഉണ്ട് പിന്നെ blusher ഉണ്ട് ആ eyelashes ഉണ്ട് ഇതെല്ലാ കൂടെ ചേർന്നതായിരിക്കും three thousand range ലു വരുന്നത്

expire date ഒക്കേ ഉള്ളതു തന്നെയാ നമ്മളു പുതിയ products ആ ഇപ്പോ വന്നതേ ഉള്ളു okay അതു അത്യാവശ്യം sale ഉള്ളതാ ഇവിടെ എല്ലാരും വാങ്ങിച്ചോണ്ട് പോവുന്നെ തന്നെയാ ആ എന്തെന്ന കേട്ടില്ല ആ okay okay wig അതും ഇവിടെ available ആ

ആ ആഹ് അപ്പൊ curley ഉണ്ട് ആ അതെ അതെ അതെ straight ആയാൽ ചിലപ്പം നമ്മളെ natural hair ആയിട്ട് set ആവെണോന്നില്ല ആഹ് അപ്പം ഏർ curley ഉണ്ട് natural looking ഉള്ളതു ഉണ്ട് artificial ആണെന്ന് തോന്നതില്ല artificial ആണെന്ന് തോന്നത്തില്ല ഒരു ഒരു thousand eight hundred നു അകത്തു വരും കുയപ്പയില്ലലോ അത്പോലെ ആഹ് ആഹ് ആഹ് വേഗേടെ വേഗേടെ mam ഫിലിപ്സ്ന്റ്റെ ഉണ്ട് ഫിലിപ്സ് ൻറ്റെ ആയ്‌രിക്കും കുറച്ചൂടി നിങ്ങക്ക് ഇപ്പം beautician എല്ലേ അപ്പം choose ചെയ്യുന്നില്ലേ അപ്പൊ ഫിലിപ്സ്ന്റ്റെ നമ്മക് choose ചെയ്യാം ആ make up kit make up kit ഒരു three thousand ഇന്റെ എല്ലാം വരുന്നുണ്ട് അയ്‌നാഥ് ആ wig select ചെയ്‌തു ആ ആ അതെല്ലാം നമ്മള് rent ഇനും കൊടുക്കുന്നുണ്ട് അല്ലാത okay അതെ purchase ചെയലല്ലേ ആ okay okay ആ okay okay okay അതെല്ലാം വരുന്നുണ്ട് mam

ഓ എല്ലാത്തിനും warranty card ഉണ്ട് face cream ന്റെ കാര്യം face cream ആ എങ്ങൻത്ത് ആ okay okay അങ്ങനെയാണെങ്കി നല്ല products ഉണ്ട് ആ ആ അതെയ

പല range ന്റേം ഉണ്ട് madam ത്തിനു വേണ്ടുന്ന ഏത് product ആണെന്ന് പറഞ്ഞാമതി നമ്മള് ചെയ്‌ത്‌ വച്ചേക്കാം ഒലേടെ ഇണ്ട് പിന്നെ skin type കൂടെ പറഞ്ഞാ അതിന് അന്സരിച് നമ്മൾ എടുത്തുവെക്കാം

ആ ആ dry skin combination

ആ okay അങ്ങനെയാണെങ്കിൽ നമ്മക്ക് ഒരൂ ലോറിയലിന്റെ cream എടുക്കട്ടേ

ആ okay okay അതും വേണോല്ലെ

ആ okay okay ആ okay ആ okay പറയൂ പറയൂ madam തീർച്ചയായിട്ടും